ഭക്ഷണം പാഴാക്കാതിരിക്കാം വിശന്നിരിക്കുന്നവരെ എല്ലാം നമ്മുടെ അഥിതികളാക്കാം thank you very much hello hello ആ hello

അതെ ഇത് ആരായിരുന്നു വിളിക്കുന്നത് എൻ്റെ പേര് റഫ്‌ന ഇത് കാലിക്കറ്റിന്ന് ആണെ വിളികിന്നെ okay റഫ്‌ന currently എന്തുചെയ്‌യായിരുന്നു പഠിക്കുവാണോ അതോ working ആണോ അല്ലാ ഞാനിപ്പോ degree കഴിഞ്ഞു ഇപ്പൊ currently ഒന്നും ചെയ്യുന്നില്ല അപ്പൊ എന്തെങ്കിലൊരു ചെയ്യാനുള്ള ആഗ്രഹം വെച്ചിങ്ങനെ നോക്കിയപ്പോയാണ് എഡ്വിൻ അക്കാദമിയെ കുറിച്ച് കണ്ടിട്ടുണ്ടായിരുന്നെ.

okay Fine Fine Degree ഏതിലായിരുന്നു നിങ്ങൾ complete ചെയ്‌തിട്ടിണ്ടായിരുന്നെ i mean നിങ്ങടെ stream ഏതായിരുന്നു ഞാൻ BABAEconomics ആയിരുന്നു BAEconomics ആണല്ലേ okay fine fine ശരിക്കും okay okay fine അപ്പോ നിങ്ങടെ ഒരു aim എന്താണ്. I mean നിങ്ങളേത് field ലേക്കകത്താണ് ശരിക്കും opportunity നോക്കുന്നുണ്ടായിരുന്നത്

ഏർ നമ്മടെ Actually institution വരുന്നത് ഇപ്പം head quarters വരുന്നത് കണ്ണൂരാണ് അതായത് കേരള startup mission ൻ്റെ ഏർ second largest incubation center വരുന്നുണ്ട് അത് കണ്ണൂർ മൈസോൺലാണ് അതിനുപുറമെയായിട്ട് നമക് ഏർ കാലിക്കറ്റ്, കാലിക്കറ്റ് തന്നെ നടക്കാവിൽ ഒരു branch office കൂടിവരുന്നുണ്ട് so നിങ്ങൾക് ഏർ institution ആണെങ്കിലും കാലിക്കറ്റ് available ആണ് okay കാലിക്കറ്റായിരിക്കും. കാലിക്കറ്റ് നടക്കാവിലാണ് വരുന്നത്

മ്മ് മ് hello ഏർ നടക്കാവ് nearestpolice station അടുത്ത് വരുന്നതാണ് അതായത് police station തൊട്ട് പിറകിലായിട്ടുള്ള ഏർ കണ്ണങ്കണ്ടി mansion എന്ന് പറയുന്ന complex നകത്തു തന്നെ നാലാമത്തെ floor ലാണ് നമ്മുടെ ഏർ എഡ്വിൻ അക്കാഡമിയുടെ office ഉം കാലിക്കറ്റ് office ഉം അത് പോലെത്തന്നെ institution ഉം വരുന്നത്.

AIPCapproved ആയിട്ടുള്ള institution ആണ് നമ്മടേത് so നമ്മൾ കൊടുക്കുന്ന training നമ്മൾ ചെയ്യുന്നത് CPCtraining കൂടിയാണ് അതോടൊപ്പം തൻ അതോടൊപ്പം തന്നെ നമ്മൾ placement service ഉംകൂടി offer ചെയ്യുന്നുണ്ട്

okay ഇപ്പം ഏർ HR നെ പറ്റി പറയാനാണെകിലിപ്പം നമ്മൾ BAECONOMICS കഴിഞ്ഞ ആൾകാരാണെങ്കിൽ അതുപോലെ തന്നെ degree അധികവും കഴിഞ്ഞ കുട്ടികൾ കൂടുതലായിട്ടും ഇന്ന് job opportunity നോക്കുന്ന ഒരു stream ആണ് അതോടപ്പം തന്നെ ഇപ്പൊ പലരും MBAinHR പഠിച്ചു ഏറെങ്ങുന്നത്‌ കാണാറ്ണ്ട് പക്ഷെ നമ്മൾകിപ്പം നമ്മൾ ഒരു എന്താ പറയാ currently ഉള്ള ഒരു curriculum അല്ലെങ്കിൽ നമ്മളൊരു system വെച്ച് നോക്കുകയാണെങ്കിൽ പലർക്കും ഇത്തരം field നകത്തെക്ക് പോകുന്ന സമയത് അതിനുവേണ്ടുന്ന skill ഏർ ഉണ്ടാവാറില്ല i meanskill ൻറെ അഭാവങ്ങൽ കാണാറിണ്ട് so അത്തരത്തിലുള്ള അഭാവങ്ങൽ നമുക്ക് നികത്താൻ വേണ്ടിട്ടുള്ള ഏർ training കൾ ആവിഷായിട്ടുണ്ട് so നമ്മൾ ചെയുന്ന കാര്യംന്ന് വെച്ചുകഴിനാലിപ്പം HR ൻറെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മളിപ്പൊ MBA കഴിഞ്ഞിരിക്കുന്ന EXAMPLE എടുത്ത് നോക്കുവാണെങ്കിൽ നമ്മളിപ്പൊ MBA എടുക്കുന്ന ആൾ ആണെങ്കിൽ പോലും അവർക് അതിനാകത്തു practical ആയിട്ടുള്ള ഒരു PRACTICAL KNOWLEDGE അവരുടെ

അല്ലെങ്കിൽ ADMINISTRATIVE DEPARTMENT ലേക്പോകുകയാണെങ്കിൽ അതിനെ കൊണ്ട് അഥവാ നമ്മൾ പഠിച്ച കാര്യങ്ങളെ കൊണ്ട് PROPER ആയിട്ടുള്ള ഒരു ഉപയോഗം വരുന്നില്ല അതെ സമയം നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്താനെന്നുവെച്ചാൽ ഇപ്പം MBAHR കയിഞ്ഞാളാണെങ്കിൽ ശരി അതല്ലെങ്കിൽ basically ഒരു പ്രതേകിച് ഒരു knowledge ഇല്ലാത്തൊരാളാണെങ്കിൽ പോലും ഒരു degree qualification ഉള്ള ഒരാളാണെങ്കിലൽ നമ്മുടെ side ൽ നിന്നുള്ള HRൻറെ training കാര്യങ്ങളൊക്കെ provide ചെയ്യുന്നുണ്ട് അതായതിപ്പം HR ൻറെ Training എന്ന് ഉദ്ദേശിക്കുന്നത് ചുമ്മാ കുറച് കാര്യങ്ങൾ ഏർ എന്താ പറയാ awareness ഒ കാര്യങ്ങളും തരുന്നത് അല്ല completely നമ്മൾ practical oriented ആയിട്ടുള്ള Industrial Training ആണുദ്ദേശിക്കുന്നത് ഏർ അതായത് നമ്മുടെ duration കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ THREE MONTHS ന്കത്തായിട്ടുള്ള ഒരു industry oriented training ആണ് നിങ്ങൾക് HR നകത് നല്കുന്നുണ്ടാവ.

അതിലുപരി ആയിട്ടിപ്പം നിങ്ങൾക്കൊരുപാട് കാര്യങ്ങൾ മനസിലാകാനുണ്ട് അതായത് HR എന്ന് പറയുന്ന part നെ പറ്റി നോക്കാനാ പഠിക്കാനാണെങ്കിൽ ഒരുപാട് ഒരു vast ആയിട്ടുള്ള area ന്നെ ഉണ്ട് so നമ്മൾക്കൊരുപാട് കാര്യങ്ങൾ ഇതിനാകത്തു പഠിച്ചെടുക്കാൻ ഉണ്ട് like ഇപ്പം നമ്മൾ ഒരു HR ൻറെ duties തന്നെ simply നോക്കുവാണെങ്കിൽ നമ്മൾ പഠിചിട്ടുണ്ടാവണം അതായത് Functions of anHR അല്ലെങ്കിൽ duties of anHR അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ theoretically പഠിച്ചെടുത്തിട്ടുണ്ടാവു അപ്പം ഇവിടെ ഞാൻ പറഞ്ഞുവരുന്ന കാര്യംന്ന് വെച്ചഴിഞ്ഞാൽ ഇപ്പോ നമ്മളിപ്പം ഒരു HR ൻറെ duty simply നമ്മൾ നോക്കുവാണെങ്കിൽ like ഇപ്പം നിങ്ങൾ ഒരു HR ആയിട്ട് company ൽ work

എന്നുള്ളതിന്റെ പറ്റി നമക് വെക്തമായിട്ടുള്ളൊരു plan വേണം അതോടൊപ്പം നമ്മൾ question ചോദിക്കുന്ന സമയത് എന്തൊക്കെ answers ആണ് നമ്മൾ expect ചെയ്യുന്നത് എന്നുള്ളതിനേപ്പറ്റി നമുക്ക് വെക്തമായിട്ടുള്ള ഒരു ധാരണവേണം I Mean നമ്മൾ അതിനെപറ്റിട്ട് result എങ്ങനെ ആണോ നമ്മൾ എന്താണ് result ആണ് expect ചെയുന്നെ നമ്മൾ അതിനെ ഇപ്പം set ചെയ്‌തുവെച്ചെക്കുവാണ് okay then അതിലുപരിയായിട്ട് നമ്മക് അതിനകത്തേക് വരുവാണെങ്കിൽ ഇപ്പം നമ്മള് Interview കാര്യങ്ങളൊക്കെ കഴിഞ്ഞായിന് selection procedure കഴിഞ്ഞത്തിന് ശേഷം ഏർ നമ്മൾ കൊടുക്കുന്ന കാര്യാണ് training അതായത് നമ്മൾ select ചെയ്ത് company ക്കകത്തേക് എടുത്തിരിക്കുന്ന ആൾകാർക് എല്ലാവർക്കും നമ്മൾ എന്തയ്യണ്ണം training കൊടുക്കണം അഥവാ നമ്മക്ക് അവർക് വേണ്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചു കൊടുക്കണം Okay ഇപ്പം work ലേക് കടക്കുന്നതിന് ഭാഗമായിട്ടുള്ള training അതാവശ്യം ആൺ so ആ training കൊടുക്കേണ്ട persons ആണ് ആര് നമ്മളെ company ക് അകതുള്ള HR അതോടൊപ്പം തന്നെ മറ്റു കാര്യങ്ങളും നോകാം നമ്മക്കിപ്പം PAYROLL MANAGEMENT അഥവാ PAYROLL STRUCTURE കാര്യങ്ങളൊ ക്കെ വളരെ അധികം Important ആയിട്ടുള്ളൊരു കാര്യണ് ഇപ്പം നമ്മളിപ്പം MBA ക്കകതാണെങ്കിലും ഇപ്പം അത് അല്ല BBA ക്കകതാണെങ്കിലുഒക്കെ പലതും പടിക്കുന്നുണ്ട് just ഒരു Chapter റോ അല്ലെങ്കിൽ topic കോമാത്രം ആയിട്ട് ഒതുങ്ങികൂടുന്ന ഒരു കാര്യണ് Pay roll management ശരിക്കും പറഞ്ഞാൽ HR ൻറെ duties ല് ഏറ്റവും വലിയ Important ആയിട്ടുള്ളരു ഏർ ഭാഗം തന്നെയാണ് okay Pay roll Management ന്ന് എടുത്ത് പറയാണെങ്കിൽ ഇപ്പൊ നമുക്ക് like ഒരു company ക്കകത്തുള്ള ഓരോ employees ഇൻ്റേയും salary structure തന്നെ define ചെയ്യുന്ന ആളാണ് ഈ പറഞ്ഞിരിക്കുന്ന HR so അത്തരം കാര്യങ്ങളെല്ലാം നമ്മൾക് completely ഏർ അതിനെ പറ്റിട്ടുള്ള ഒരു sheets ഉം കാര്യങ്ങളൊക്കെ വെച്ചു കൊണ്ട് പഠിക്കാനും അതിനകത്തുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എടുക്കാനും പറ്റും ഇപ്പം തന്നെ നമ്മൾ ചെയ്യുന്ന മറ്റൊരു കാര്യണിപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾക് പുറമേആയിട്ട് ഇപ്പം company ഇലുള്ള employees നെ manage ചെയ്യാ അവരുടെ attendance management അതുപോലെത്തെ അവരുടെ മറ്റു കാര്യങ്ങൾ ശ്രധിക്കുക പിന്നെ എന്തെങ്കിലും issues ഒ കാര്യങ്ങൾ ഒക്കെ solve ചെയ്യാ employees ഒരു company ഇല്ലേക് കേറിവന്നുകഴിനാൽ അവരുടെ ഏർ offer letter മുതൽ അവര് ഇ company ഇന്ന് Releave ചെയ്യുന്ന സമയത് Releaving letter പോലും അടിച്ചു കൊടുക്കുന്ന ഒരു person ആണ് ശരിക്കും HR എന്നുപറയുന്നത് so അവരുടെ duty എന്ന് പറയുന്നതിന് ഉപരിയായിട്ട് ഒരു company ക്കകത്തുള്ള എല്ലാ employees നെയും manage ചെയ്യാനു ഏർ കൊണ്ടുപോകാനുള്ളൊരു power ആണ് ശരിക്കും ഒരു HR ൻറെ കഴിയിലുള്ളത് so അത്രയും നല്ല രീതിയില് ഏർ എന്താപറയാ Top level ൽനിൽക്കുന്ന ഒരു ഫേ ഏർ person ആയിരിക്കും ശരിക്കും പറഞ്ഞുകഴിനാൽ HR എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ അത്രയും ഏർ level of salary യും അവർക് പ്രതീഷിക്കാൻ പറ്റുന്നുണ്ടിപ്പം നമ്മളെ നാട്ടിലാന്നെങ്കിലും abroad ലാണെങ്കിലും അത്യാവിശം നല്ല salary package ഉം കാര്യങ്ങളൊക്കെ hrfield നകത്തേക് വരുന്ന സമയത്തുകിട്ടുന്നുണ്ട് MBA ഇല്ലാതെയും ഈ HRcourse എടുത്തിട്ട് placement എന്നുള്ള രീതിൽ പോകുന്നുണ്ടോ ശരിക്കും

knowledge ഇല്ല അതുകൊണ്ടാണ് അല്ലെകിൽ ആ ഒരു reason കൊണ്ടാണ് എപ്പോഴും ഏർ companies എപ്പോഴും ഇത്തരത്തിലുള്ള skilled ആയിട്ടുള്ള candidates നെ നോക്കുന്നത് കൊണ്ടാണ് MBA സ് അല്ലെങ്കിൽ MBAHR കയിന ആൾക്കാരെ നോക്കുന്നുണ്ടാവ so നമ്മക് ഇവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യംന്ന് വെച്ചുകഴിനാ MBA ഇല്ലെങ്കിൽ പോലും അതിനു വേണ്ടുന്ന skill നമ്മൾ ഇതരത്തിലുള്ള job training ലൂടെ provide ചെയ്യാ അതോടൊപ്പം തന്നെ നമ്മൾ ഏർ industry oriented ആയിട്ടുള്ള അതായിത് on the job training അടക്കം provide ചെയ്യുന്നുണ്ട് so അങ്ങനെള്ള training കൂടിനിങ്ങൾ complete ചെയ്യാ ആണെങ്കിൽ നിങ്ങക് ഒരു MBAinHR പഠിചെറങ്ങുന്ന ഒരാളെകാൾ കൂടുതൽ skill ഇതിനകത്തൂടെ ഏർ ആർജിച് എടുക്കാൻ പറ്റും so അത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊടുക്കുന്നുണ്ട് purely പറയാനാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചഴിനാൽ six months duration അകത്തുവരുന്ന job trainings ആണ് provide ചെയ്യുന്നുണ്ടാവ initially ഒരു മൂന്ന് മാസത്തെ pre job training ആണ് അത് completely practical oriented sessions ആയിട്ടാണ് നമ്മൾ നല്കുന്നുണ്ടാവ അതിനാകത്തന്നെ ഇപ്പം നിങ്ങൾക് പഠിക്കുന്നതിനോടൊപ്പം തന്നെ personal mentoring ഉണ്ടാവും അതുപോലെതന്നെ students membership അതുപോലെ live ആയിട്ടുള്ള workshop അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് then മറ്റൊരു കാര്യം എന്താന്ന് വെച്ചയ്‌നാൽ ഇപ്പം നിങ്ങൾക്ഇതിനാകത്തന്നെ interactive ആയിട്ടുള്ള sessions ഉം കാര്യങ്ങളോക്ക I mean നിങ്ങക് tutor ൻറെ അടുത്ത് എന്തുവേണമെങ്കിലും കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസിലാക്കാനുള്ള ഒരവസരം കു‌ടെനമ്മൾ നൽകുന്നുണ്ട് then ഇതിൽ ഇപ്പം നിങ്ങൾക് three months training ആണ് ശേഷം നിങ്ങക് internship കാര്യങ്ങളൊക്കെ ചെയ്യാൻപറ്റും നിങ്ങക് internship എന്താന്ന് അറിയോ കേട്ടിട്ടുണ്ടോ ആ internship ഇങ്ങന college ൽ പഠിക്കുന്ന സമയത്തു കേട്ടിട്ടുണ്ട് പക്ഷെ അതിനെപറ്റി കൂടുതലായിട്ട് അറിയില്ല ഏർ learning plus training ആണന്ന് തോന്നുന്നു Okay നിങ്ങളിതുവരെ എന്തൊക്കെ മനസിലാകിട്ടുണ്ട് basically നിങ്ങൾക് എന്തൊക്കെ internship നെ പറ്റിട്ട് അറിയാം I mean നിങ്ങടെ perspective ൽ internship എന്ന് പറഞ്ഞു കായിനാൽ ശരിക്കും നമ്മൾ ചെയ്‌തുകയിനാൽ നമ്മക് ഒരു experience ആണ് അല്ലെ നമ്മക് ഒന്നുഅറിയാതെ വെറും ഒരു theoretical knowledge വെച്ചിട്ട് നമ്മളൊരു job ലേക് പോന്ന സമയത്തു നമ്മൾ internship ചെയ്യുകയാണെങ്കിൽ നമ്മകൊരു നമ്മളെ സമ്മതിചടുത്തോളം നമ്മക് അതൊരു experience ആണ് നമ്മകൊന്നു അറിയി അറിയില്ലന്നുള്ള നമുക്കവിട ഒരു intern ആയിട്ടെങ്കിലും നമ്മൾ work ചെയ്‌തിട്ടുണ്ട്‌ പിന്നെ ഒരു company യിലെ atmosphere കാര്യങ്ങൾ പഠിക്കാൻ പറ്റും ഒരു experience നമ്മക് build ചെയ്യാൻപറ്റും അങ്ങനെഉള്ള കുറച് കാര്യങ്ങൾ ഈ ഒരു benefit ഉണ്ട് internship കൊണ്ടെന്നത് മനസിലാകിട്ടുണ്ട് okay okay fine fine അതെ തീർച്ചയായും നമ്മളൊരു internship ചെയ്യുന്ന സമയത്ത് നമ്മൾ ശരിക്കും മലയാളത്തിൽ പറയാണെങ്കിൽ അതായത് ഏറ്റവും ചെറിയ രീതിയിൽ അവതരിപികുകയാണെങ്കിൽ ഏർ പണി പഠിക്കുവാന്നുപറയും അതായത് നമ്മളൊരു company കാകത്ത് ചെന്നുകഴിനാൽ ആ ഒരു അകത്തു അല്ലെങ്കി ആ ഒരു company ക്കത്ത് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ personally ചെയ്യാനുണ്ട് എന്നുള്ളതിനെ പറ്റി വെക്തമായിട്ടുള്ള ഒരു ബോധ്യം നമ്മക്ക് നമ്മക് എന്തെയ്യുന്നുണ്ട് ഇതിനകത്തുടി കിട്ടുന്നുണ്ട് അതായത് internship ലൂടെ കിട്ടുന്നുണ്ട് അത്നമ്മക് ഏതൊരു Job ലേക് കടക്കുന്നതിനു ഭാഗമായിട്ട്ള്ള initially കിട്ടാവുന്ന ഏറ്റവും നല്ല training ആണ് ശരിക്കും ഈ internship കാലാവധിക്കുള്ളിൽ നമ്മക് കിട്ടുന്നത് ഇപ്പൊ അതിലൂടെ നമ്മൾക് കിട്ടാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചയിനാലിപ്പം നിങ്ങൾ ഒരു fresher ആണ് എങ്കിൽ നിങ്ങൾക് fresher ന്നുള്ള ഒരു tagline മാറിയിട്ട് നിങ്ങളൊരു experienced ആയിട്ടുള്ള ഒരു person ആയിട്ട് ഇതിനകത്തുകൂടെ മാറാൻ അതിൽ ഉപരിയായിട്ട് നിങ്ങൾക് internship ചെയ്യുന്ന സമയത്ത് ഏർ നിങ്ങടെ skill improve ചെയ്യാൻ പറ്റും I mean practical oriented ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യുന്നത് ഏർ എന്താ ഏർ practical skills practical knowledge നമ്മക് എന്തയാൻ പറ്റും നമുക്കിവിടെ develop ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് അപ്പം നിങ്ങൾകത്തരത്തിലുള്ള കാര്യങ്ങളും വരുന്നുണ്ട് അതിലുപരിയായിട്ട് നിങ്ങൾക്കിപ്പം നിങ്ങൾടെ performance ഉം കാര്യങ്ങളൊക്കെ okay ആണെങ്കിൽ ആ ഒരു same company ക് അകത്തു തന്നെ നിങ്ങൾക് എന്തയ്യാൻ പറ്റും permanent ആയിട്ട് work എയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ company യുടെ side ന്ന് proceed യാറുണ്ട് ഇപ്പം നമ്മൾ currently ചെയ്യുന്ന കുട്ടികൾ എല്ലാവര്ക്കും തന്നെ ഏർ paid ആയിട്ട് internship ഉം മിക്കവർക്കും കൊടുക്കാറുള്ളത് അതായത് നിങ്ങൾക് internship ചെയുന്ന സമയത് തന്നെ stipend പോലെയുള്ള ഏർ amounts ഉം കാര്യങ്ങൾ ഒക്കെ credit ആവുന്നുണ്ട്

ഏർ അരുൺ sir ആണ് sir ൻറെ side ന്ന് നോക്കുവാണെങ്കിൽ siractually ഈ ഒരു course develop ചെയ്യാനുള്ള reason തന്നെ ആദ്യം നമ്മടെടുത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഇപ്പം നമ്മൾ MBA ല് പല കുട്ടികളും HR നകത്തേക്ക് MBA ചെയ്തിട്ട് വരുന്ന കാണാറുണ്ട് പക്ഷെ അവർക്കൊന്നും MBA ന്ന്പല കാര്യങ്ങളും അവരുടെ എന്താ പറയാ ഏർ field ലേക് പോകുന്ന സമയത്ത് അഥവാ WORK ലേക് കടക്കുന്ന സമയത്ത് പലതും കിട്ടുന്നില്ല i mean ഈ ഒരു MBA പഠിച്ചത് കൊണ്ട് മാത്രം അവർക്ക് പല കാര്യങ്ങളും കിട്ടാതെ പോകുന്നുണ്ട് അതെ സമയം MBA കാകത്ത് theoritically കുറച്ചു കാര്യങ്ങളെ പഠിക്കുന്നുള്ളു exactly എന്താണ് ഒരു HR ഇൻറെ duties ന്ന് പഠിച്ചെടുക്കാൻ പറ്റാത്ത രീതിയിൽ കാര്യങ്ങൾ പോകുന്നത് കൊണ്ടാണ് നമ്മക് ഇത്തരത്തിലുള്ള training package ഇൻറെ ആവശ്യകതകൾ വരുന്നത് SO അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള training സംബ സമ്പന്നമായിട്ടുള്ള packages നമ്മൾ അവതരിപ്പിക്കുന്ന സമയത്ത് ഏർ MBA കാർക് വരുന്ന drawback നമ്മക് ഇവിടെ എന്തയ്യാൻ പറ്റും ഏർ recovery ചെയ്ത് cover ചെയ്തുപോകാൻ പറ്റും അതായത് ഇവിടെ MBA ല് പഠിപ്പിക്കാത്ത കാര്യങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ അതിലുപരിയായിട്ട് അതിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള practical oriented ആയിട്ടുള്ള കാര്യങ്ങളായിക്കൊട്ടെ ഈ ഒരു training ളുടെ കൊണ്ടുവരാൻ പറ്റുന്നുള്ളരു ബോധത്തോടുകൂടിയാണ് നമ്മളിത്തരം packages develop ചെയ്‌തെടുത്തിരിക്കുന്നത്‌ softwares അല്ല sir ഈ course ഉം കാര്യങ്ങള് softwares included ആണോ like excel അങ്ങനെ ഏതെങ്കിലും ഏർ നമ്മൾ normally basics ആയിട്ടുള്ള basics ആയിട്ടുള്ള excel അതുപോലെതന്നെ google sheet ഉം കാര്യങ്ങളൊക്കെ ഏർ ഇതിനകത്തു cover ചെയ്യുന്നുണ്ട് മ്‌ചം നമ്മളോരു HR ആണെങ്കിപോലും ഇത്തരത്തിലുള്ള soft skill ഉം കാര്യങ്ങളൊക്കെ അനിവാര്യം ആണ് so അതിനു വേണ്ടുന്ന basics ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തരും. ആ okay

ഉള്ള activities ലൂടെ നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന softwares നെ പറ്റീട്ടുള്ള വെക്തമായിട്ടുള്ള ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കാര്യം അതുപോലെ ആ ഒരു skill നിങ്ങക് develop ചെയ്തെടുക്കാൻ പറ്റും so അതിനുവേണ്ടുന്ന supports നമ്മള് complete ആയിട്ടും provide ചെയ്യുന്നുണ്ട് നമ്മുടെ own district ൽ വേണമെങ്കിൽ അങ്ങനെ provide ചെയ്യാൻ പറ്റും ഇപ്പം നിങ്ങൾ കാലിക്കറ്റ് ആണ് place വരുന്നെ so നിങ്ങക്ക് കാലിക്കറ്റ് based ആയിട്ടുള്ള offers കൂടുതലായിട്ട് വരുന്ന സമയത്ത് അതിനകത്തെക്ക് apply ചെയ്യാനും അതുവഴി internship നകത്തേക് കടക്കാനും പറ്റും അവിടെ ഒരു interview കാര്യങ്ങളൊക്കെ ഇണ്ടാവും

so ഇതിൻറെ total ആയിട്ട് നമ്മൾ ഈ ഒരു complete package ന്ന് നിങ്ങടെ കയ്യിന്ന് fee ആയിട്ട് collect ചെയ്യുന്നത് മൂവ്വായിരത്തി അഞ്ഞൂറ് രൂപയാണ് currently fees വരുന്നത് certificationISO ആണ് ഇതിനാകത്തു provide ചെയ്യുന്നുണ്ടാവ. okay okay sir അപ്പോ class എങ്ങനാന്ന് recorded ആണോ live ആണോ എങ്ങനാന്ന് ഏർ നമ്മൾ കൊടുക്കുന്ന കാര്യംന്ന് വെച്ചഴിഞ്ഞാൽ okay നമ്മൾ കൊടുക്കുന്ന കാര്യംന്ന് വെച്ചഴിഞ്ഞാൽ ഞാൻ അദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ മൂന്ന് മാസത്തെ ഒരു online training നിങ്ങൾക്ക് pre job training ആയിട്ട് നൽകുന്നുണ്ടായിരുന്നു so ആ ഒരു package completely നമ്മൾ ചെയ്യുന്നത് flexible ആയിട്ടുള്ള packages ലൂടെ ആണ് like നമ്മടെ classes എല്ലാം തന്നെ pre recorded classes ആയിട്ട് എഡ്വിൻ അക്കാദമിയുടെ website through ആണ് നമ്മൾ stream ചെയ്യുണ്ടാവാ so നിങ്ങൾക് ഏർ കാര്യങ്ങളെല്ലാം flexible ആണ് which means നിങ്ങൾകെപ്പം വേണങ്കിലും classes അപ്പൊ നിങ്ങൾക്ക് കണ്ടുപഠിക്കാനും ചെയ്തുപഠിക്കാനുള്ള അവസരാണ് നമ്മൾ ഇതിനകത്തുടെ ഒരുക്കുന്നുണ്ടാവ ഈ Agriculture എന്ന് പറയുമ്പോ പല മേഖലകളും ഉൾപ്പെടുന്നതാണ് ഇപ്പൊ വളരെ Fast ആയിട്ടുള്ള Subject ആയത് കൊണ്ട് തന്നെ ചെറിയ സാധ്യതയും അതുപോലെ വിപുലമായിരിക്കുമല്ലോ അല്ലെ

Agriculture അത് അഹ് ചെയ്തിട്ട്ള്ള കുട്ടികൾക്ക് ആഹ്

കൂടുതലാണ് അപ്പൊ Fertilizer നെ പറ്റിട്ടുള്ളെ Knowledge കൂടുതലായിരിക്കും Agriculture inputs നെ പറ്റിട്ടായാലും അഹ് അതേപോലെ

കഴിഞ്ഞ് Fertilize production companies അങ്ങനെ ശ്രമിക്കാവുന്ന Sectors ഒരുപാടോണ്ട് അല്ലെ നോക്കിയാല് അഹ് Production side നോക്കുന്ന ഇപ്പോം അഹ് Fiber technology ചെയ്തിട്ടുള്ള കുട്ടികൾക്ക് അല്ലെങ്കില് അഹ് PureBSCAgriculture ആണെങ്കി പോലും അഹ് താല്പര്യയൊണ്ട് Private companyAVC പോലെയുള്ള അഹ് Companies ഇണ്ടല്ലോ Fiber technology related ആയിട്ടുള്ള Company അഹ് ചെയ്യുന്ന Companies അങ്ങനെയുള്ളതി ലെല്ലാം അഹ് സാധ്യതയുണ്ടാവുന്നുണ്ട് അഹ് പിന്നെ അഹ് Free certification companies ഇണ്ട് അഹ് അതായത് നമ്മള് ഉപയോഗിക്കുന്ന Seed pure ആണ് എന്ന് Confirm ചെയ്ന്ന ചില Verification companies ഇണ്ട് ചെയ്ന്നത് Organic certification അതൊക്കെ എല്ലാരു ഇപ്പൊ കേക്കുന്നിണ്ടോ Organic certified land ആണെങ്കിൽ അവിടുത്തെ Crop ന് Value കൂടുതലരിക്കും അതായത് അഹ് നമ്മലെടുക്ക്ന്ന അതിന്ന് കിട്ടുന്ന ആ Product ന്

സ്ഥാപനള്ളത് അത് Organic certification company ആണ് അതെ പോലെ ഒരുപാട് ഒട്ടനവധി അഹ് Companies certification companies നമ്മുടെ ഇന്ത്യയിലിണ്ട് അഹ് പിന്നെ വരുന്നതാണ് അഹ് Private companies ലെ Bio technology ഇങ്ങനെ ഒരുപാട് സാധ്യതകളുണ്ട് Agriculture ന് Private തികച്ചും Science background ഉള്ളവർക്ക് അഹ് സ്വകാര്യ മേഖലയിലുള്ള തൊഴിൽ സാധ്യത എങ്ങനെയാണ് ഇപ്പം ഏതൊക്കെ പഠിച്ച് കഴിഞ്ഞ എന്തിലൊക്കെ ആവണം ഒരു തൊഴിൽ അന്വേഷിക്കുന്നെ അതായത് അഹ് Okay അതില് BSCAgriculture ഒക്കെ കഴിയുമ്പോ തന്നെ അഹ് എന്തൊക്കെയാണ് പ്പം Government sector ലേക്ക് പോകാനായിട്ട് അഹ് താൽപ്പര്യം ഉള്ളവരാണെന്നുണ്ടെ നമ്മൾടെ Course ചെയ്യുന്നെൻറെ എടെക്കൂടെ തന്നെ നമ്മള് കിട്ട്ന്നിണ്ട് അതിൻറെ അഹ് Government വഴിയാണെങ്കിൽ നമ്മുടെ ഗുരുക്കന്മാര് വഴിയോ അഹ് ഇതിനകത്ത് Main ആയിട്ട് നോക്കേണ്ടത് അഹ് B.Sc ആണ് AgricultureBSCAgriculture കഴിഞ്ഞ ആൾക്കാർക്ക് Guest ആയിട്ട് തൊഴിൽ Conservation officer ആയിട്ട് കേറാം തൊഴിൽ Survey department officer ആയിട്ട് കേറാം അഹ് പിന്നെ എ നമ്ക്ക് പല Sectors ല് അകത്തോട്ട് കേറാൻ പറ്റും അതേപോലെ Kerala administrative service കേറിയാല് അഹ് Administrative service ലേക്ക് Directly കേറാൻ പറ്റും പിന്നെ അഹ് Free sector പറയണത് അവർക്ക് അഹ് അപ്പൊ Professional officer ആയിട്ട് കേറാം അഹ് അപ്പോം അഹ് അതിനെല്ലാം ഉള്ള സാധ്യത Government sector ല് അഹ് കാണുന്നുണ്ട് പിന്നെ Food corporation of india എല്ലാർക്കും അറിയാലോ അത് ഒരുപാട് അഹ് Recruitment നടക്കുന്നൊരു വേദിയാണ്

അപ്പൊ ARS എഴുതി കഴിഞ്ഞിട്ട് അഹ് അതായത് പ്പ അഹ് അതായത് കോച്ചിലുള്ളൊരു സ്ഥാപനാണ് ഞാനൊരു Example എടുത്തുന്നെ ഇള്ളൂ അതെ പോലെ തന്നെ IRR ഞാൻ Reaserch ചെയ്യുന്നത്

ഇന്ന് അഹ് പല കുട്ടികളും ARS എഴുതുന്നുണ്ട് അപ്പോം അവരുടെ അഹ് PhD ചെയ്യാനാണെങ്കിലും ചെയ്യാനാണെങ്കിലും എല്ലാത്തിനുമുള്ള അതേപോലെ നമുക്കെല്ലാവർക്കും അറിയുന്നേ ഒരു ആണ് ലേക്ക് അഹ് Recruitments നടക്ക്ന്ന്ണ്ട് Agriculture വിഭാഗത്തില് ഇതിലെല്ലാത്തിലും Age limit പറയുന്ന്ണ്ട് ട്ടാ അഹ് Mostly ഇപ്പൊ Thirty six years ആണ് പറയുന്നത് പിന്നീട് പറയുന്ന്ണ്ട് Fourty years വരെ ആക്കുന്നു എന്ന് എനിക്ക് ആ അഹ് അറിയില്ല General ല ഇപ്പഴും ആണ് എൻറെയൊരു ആ അഹ് അറിവ് ഇന്ന് Information candidates ന് അനുസരിച്ച് അവരുടെ Age ൻറെ Difference വരുന്നണ് അഹ് Then നേരത്തെ പറഞ്ഞ പോലെ Corporation of india തന്നെയാണ് പ്പോ Supplyco Supplyco ന്ന് പറയുമ്പോഴേക്കും അഹ് Deputation ല് Agriculture officers ന് ഒരുപാട് Oppurtunites ഇതാണ്

BSCAgriculture കഴിഞ്ഞവർക്ക് Government sector ൽ തന്നെ അഹ് നൽ വളരെയതികം അതായത് നല്ല തൊഴിൽ സാധ്യതയുണ്ട്

ദിക്കേണ്ടത് എന്നിട്ട് Teaching profession ലേക്ക് താല്പര്യമുള്ള ആൾക്കാർക്ക് അഹ് പിന്നെ Assistant professor ആയിട്ട് അഹ് അതായത് വ്യത്യസണ്ട് അഹ് First ത്തന്നെ Interview കഴിഞ്ഞിട്ടാണ് Posting ഇണ്ടാവുക അത് അങ്ങനെയൊരു സാധ്യത ഇണ്ട് Agriculture university ൽ തന്നെ Assistant professors എന്ന് പറഞ്ഞിട്ട് അപ്പൊ അതിലെക്കുള്ളെ ഇണ്ടാവും ഇണ്ടാവും അത് കഴിഞ്ഞ് University നമുക്ക് Prepared ആയിറ്റുള്ളേ ഏത് University ലും നമുക്ക് Agriculture university ല് നമുക്ക് കേറാൻ നമുക്ക് PSCTest വഴി കേറാൻ പറ്റുന്ന മറ്റൊന്നാണ് Vocational higher secondary education ൻറെ VHSE ടെ അഹ് VHSE കേറാനായിട്ട് പറ്റും അത് Seperate ആയിട്ട് തന്നെയാണ് Exam ഇണ്ടാവാ അപ്പം അഹ് Vocational higher secondary Education ല് പഠിപ്പിക്കേണ്ട കുട്ടികളെന്ന് പറയണത് അഹ് Plus two level വരുന്ന Tenth കഴിഞ്ഞിട്ട് plus two ലേക്ക് VHSE ലേക്ക് വരുന്ന കുട്ടികളെയാണ് പഠിപ്പിക്കേണ്ടത് അപ്പൊ ആ കുട്ടികൾക്കും ഇതേപോലെ VHSE അവരെടുക്കുന്നത് പിന്നെ Agriculture agriculture ൽ തന്നെ അഹ് Technology വന്ന സമയത്ത് Specialize അപ്പം അങ്ങനെ ചെയ്‌തിട്ടുള്ള കുട്ടികൾക്കും അഹ് BSCAgriculture course ല് Join ചെയ്യാൻ വേണ്ടിട്ട് Entrance എഴുതാനായിട്ട് അതിൻറെ തത്തുല്യ യോഗ്യത കൊടുത്തിട്ടുണ്ട് നമ്മള് നേരത്തെ പറഞ്ഞില്ലേ Twelth കഴിഞ്ഞ കുട്ടികള് Science stream എടുത്തവർക്ക് പോവാൻ വേണ്ടീട്ടാണ് അതേപോലെ ചെയ്ത കുട്ടികൾക്കും തീർച്ചയായിട്ടും Agriculture ൻറെ Entrance എഴുതാൻ വേണ്ടി പറ്റും പിന്നെ ഈ കുട്ടികൾക്ക് Delhi management ഓ അല്ലാന്നുണ്ടെങ്കില് അഹ് മറ്റെ അഹ് MSCPost graduation ചെയ്യാനായിട്ട് പൊറത്ത് അല്ലെങ്കിൽ എവിടെ പോകാനുമുള്ള

അപ്പം അങ്ങനെയുള്ള അഹ് പിന്നെ ഇപ്പറഞ്ഞൊരു Agriculture graduate ന് Entrepreneurship ലേക്ക് പോകാനായിട്ട് താൽപ്പര്യമുള്ളവർക്ക് അഹ് Company ഒരുപാടാണ് അതായത് അഹ് അവര് സ്വയം Agriculture company ആയത് കൊണ്ട് They can start their own fertilization company they can start their own grocery അതായതിപ്പം അഹ് അപ്പം അതെല്ലാം ഒര് Agriculture graduate ന് കൊറേക്കൂടെ Easy ആണ് കിട്ടാൻ എളുപ്പാണ് കാരണം അഹ് കാരണം Qualification ഒരുപാട് ചോയിക്കും അഹ് Fertilized company ആയിട്ട് Crack ചെയ്യുന്നുണ്ടെങ്കില് അപ്പൊരു അഹ് അതായത് ഏത് വ്യക്തിക്കും തൊടങ്ങാം പക്ഷെ അതിനകത്ത് ഒര് Agriculture batteries ആ Company യില് Work ചെയ്യുന്നുണ്ടാവണം അത് Must അപ്പൊ അഹ് അങ്ങനെയുള്ള സാധ്യതകള് പിന്നെ അഹ് ചെല കുട്ടികള് അഹ് Officially free lance ചെയ്യാ താൽപ്പര്യള്ള ആൾക്കരിണ്ടാവും അപ്പം Post graduation ചെയ്ത കഴിഞ്ഞ ആൾക്കാർക്കാണെങ്കിലും PhD ചെയ്തിട്ട്ള്ള ആൾക്കാർക്ക്

അഹ് പിന്നെ ഇപ്പൊ അതെല്ലാം നമ്മള് Provide ചെയ്തു ചെയ്തു അതിനു ശേഷം അതിനു വരുന്ന Sects and diseases നമുക്കെല്ലാർക്കും അറിയാം എല്ലാ ചെടികളിലും കീടങ്ങളും രോഗങ്ങളും വര്ന്ന്ണ്ട്ന്ന്

അപ്പൊ അതില് നമുക്ക് അഹ് Exam Register ചെയ്യാം താല്പര്യയുണ്ടെങ്കില് അഹ് നമ്മൾടെ അതെ Friends ഇണ്ടെങ്കില് അതല്ലെങ്കിൽ ഇപ്പൊ

സംസാരിച്ചു ഇതല്ലാതെ അഹ് മറ്റു പല സാധനങ്ങളെന്തെങ്കിലും Exclude ചെയ്യാനായിട്ട് Hello നമസ്ക്കാരം. ഞാനിന്ന് ഇവിടെ സംസാരിക്കാൻ പോകുന്നത് Indian ഭരണഘടനയെക്കുറിച്ചാണ്. ഇന്ത്യയുടെ രാഷ്ട്രീയജാതം എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് KM മുൻഷിയാണ്. ഭരണഘടനയുടെ തിരിച്ചറിയൽകാർഡ് എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് NA പൽക്കി വാലയാണ്. ഭരണഘടനയുടെ താക്കോൽ എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് ഏണസ്‌റ്റ് ബർഗറാണ്. ഭരണഘടനയുടെ ഹൃദയവും, ആത്മാവും എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് താക്കൂർ ദാസ് ആണ്. ഭരണഘടനയുടെ ആത്മാവ്, താക്കോൽ എന്നിങ്ങനെ ആമുഖത്തെ വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്‌റു ആണ്. ലോകത്തിലെ വിവിധ രാജ്യങ്ങളുടെ ഭരണഘടനയില്‍ നിന്ന് ക്രിയാത്മകമായ അ അംശങ്ങൾ കൂട്ടിച്ചേർത്താണ് Indian ബരണഘടന തയ്യാറാക്കിയിരിക്കുന്നത്. അതിനാൽ Indian ഭരണഘടനയെ കടം കൊണ്ട ഭരണഘടന എന്ന് വിശേഷിപ്പിക്കുന്നു.

Indian ഭരണഘടന പ്രകാരം ഇരട്ട പൗരത്വം അനുവദനീയമല്ല. Indian വംശജരുടെ സമ്പാദ്യം ഇന്ത്യയുടെ വികസനത്തിന് പ്രയോജനപ്പെടുത്തുന്നുന്നതിനു വേണ്ടി ഉപയോഗിക്കുന്നു. ഇതനുസരിച്ചു ആയിരത്തിത്തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലെ പൗരത്വനിയമം ഭേദഗതി ചെയ്‌തത്‌ പതിനാറു രാജ്യങ്ങളിൽ Indian വംശജർ overseas നല്‍കുകയും ഉണ്ടായി. പാക്കിസ്ഥാൻ, അഫ്ഗാനിസ്ഥാന്‍, ബംഗ്ലാദേശ്, ഇറാൻ, ചൈന, ഭൂട്ടാൻ, ശ്രീലങ്ക, നേപ്പാള്‍ തുടങ്ങിയ രാജ്യങ്ങളില്‍ നിന്നൊഴികെയുള്ള പൗരന്മാര്‍ പൗരന്മാര്‍ക്ക് ഒഴികെ ലഭ്യമാകും. പരിഗണിക്കുന്നുണ്ട്. മാതാപിതാക്കളോടോ, മാതാപിതാക്കളോ അവരുടെ രണ്ടുതലമുറയിൽപെട്ട പൂർവികരോ, Indian പൗരന്മാർ ആയിരി ക്കുന്ന വ്യക്തികള്‍ക്ക് കൊടുക്കുന്നതാണ്. മദ്യനിരോധനം നടപ്പിലാക്കണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടന വകുപ്പാണ് അനുച്ഛേദം നാപ്പത്തിയേഴ്. ഗോവധനിരോധത്തെക്കുറിച്ചു പ്രതിപാദിക്കുന്ന ഭരണഘടന ഭാഗമാണ് ഭാഗം നാല്. ഗോവധനിരോധത്തെക്കുറിച്ചു പ്രതിപാദിക്കുന്ന ഭരണഘടന വകുപ്പാണ് article നാൽപ്പത്തിയെട്ട്. ഗോവധനിരോധന നിയമം നടപ്പിലാക്കിയ ആദ്യ Indian സംസ്ഥാനമാണ് ഗുജറാത്ത്. പരിസ്ഥിതി സംരക്ഷിക്കേണ്ടത് state ഇന്‍റെ കടമയാണെന്നു

നിർദേശകതത്വങ്ങൾ ഭരണഘടനയുടെ ഭാഗമായത് ഏത് committee ഉടെ ശുപാർശ അനുസരിച്ചാണ്? committe. ഭരണഘടന നിലവിൽ വന്ന സമയത്ത് മൗലിക കടമകൾ ഭരണഘടനയില്‍ ഉൾപ്പെടുത്തിയിരിക്കും ഇരുന്നില്ല. മൗലിക കടമകൾ ഭരണഘടനയില്‍ ഉൾപ്പെടു ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതിയാണ് നാൽപ്പ ത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതി. ഭരണഘടനടനയുടെ ഏത് ഭാഗത്താണ് മൗലിക കടമ ഉൾപ്പെടുത്തിയിക്കുന്നത്?